ലിബ്രിയോഫീസിംപ്രസ് ന്റെ സ്പോകെൻ ടൂറ്റൊരിയൽ ലേയ്ക്ക് സ്വാഗതം
ഈ ട്യൂട്ടോറിയൽ നമ്മള് പഠിക്കുക ലിബ്രേ ഓഫീസ് ഇമ്പ്രെസ്സ് ന്റെ ആമുഖം ഇംപ്രസ് ലെ വിവിധ ടൂൾബാർസ് എങ്ങനെയാണ് പുതിയൊരു പ്രസന്റേഷൻ സൃഷ്ടിക്കേണ്ടത് എങ്ങനെയാണ് എംഎസ് പവർപോയിന്റ് പ്രസന്റേഷൻ ലേക്ക് സേവ് ചെയ്യേണ്ടത് എംഎസ് പവർപോയിന്റ് പ്രസന്റേഷൻ എങ്ങനെയാണ് തുറക്കേണ്ടത് കൂടാതെ ഇംപ്രസ് ല് ഒരു പിഡിഎഫ് ഡോക്യുമെന്റ് ആയി എക്സ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് ലിബ്രിയോഫീസ് ഇംപ്രസ് എന്നത് ലിബ്രിയോഫീസ് സ്യൂട്ട് ന്റെ പ്രസന്റേഷൻ മാനേജർ ആണ്
ഇത് ശക്തമായ പ്രസന്റേഷൻസ് സൃഷ്ടിക്കാന് ഉപയോഗിക്കുന്നു
ഇത് മൈക്രോസോഫ്റ്റ് ഓഫീസ് പവർ പോയിന്റ് ന് തത്തുല്യമാണ്
ലിബ്രിയോഫീസ് ഇംപ്രസ് സൌജന്യമായ ഒരു ഓപ്പൻ സോർസ് സോഫ്റ്റ്വെയർ ആണ് കൂടാതെ ചിലവില്ലാത്തതും സൌജന്യമായി വിതരണം ചെയ്യാവുന്നതുമാണ്
ലിബ്രിയോഫീസ് സ്യൂട്ട് ല് പ്രവര്ത്തിച്ചു തുടങ്ങാന് നിങ്ങള്ക്ക് മൈക്രോസോഫ്റ്റ് വിൻഡോസ് 2000 കൂടാതെ അതിന്റെ ഉയര്ന്ന പതിപ്പുകളായ എംഎസ് വിൻഡോസ് XPഅല്ലെങ്കില് എംഎസ് വിൻഡോസ് 7 അല്ലെങ്കില് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയി gnuലിനക്സ് എന്നിവയോ ഉപയോഗിക്കാവുന്നതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഉബുന്റു ലിനക്സ് 1004 കൂടാതെ ലിബ്രിയോഫീസ് സ്യൂട്ട് പതിപ്പ് 334
എന്നിവയാണ് നിങ്ങള്ക്ക് ലിബ്രിയോഫീസ് സ്യൂട്ട് ഇന്സ്റ്റാള് ചെയ്തിട്ടില്ല എങ്കില് സിനാപ്റ്റിക് പാക്കേജ് മാനേജർ ഉപയോഗിച്ച് ഇംപ്രസ് ഇന്സ്റ്റാള് ചെയ്യാവുന്നതാണ്
സിനാപ്റ്റിക് പാക്കേജ് മാനേജർ നെക്കുറിച്ചുള്ള കൂടുതല് വിവരങ്ങള്ക്ക് വെബ്സൈറ്റ് ലുള്ള ഉബുന്റു ലിനക്സ് ട്യൂട്ടോറിയൽസ് പരിശോധിച്ച് വെബ്സൈറ്റിലെ നിര്ദ്ദേശപ്രകാരം ലിബ്രിയോഫീസ് സ്യൂട്ട് ഡൌണ്ലോഡ് ചെയ്യുകയും ചെയ്യുക വിശദമായ നിര്ദ്ദേശങ്ങള് ലിബ്രിയോഫീസ് സ്യൂട്ട് നെക്കുറിച്ചുള്ള ആദ്യ ട്യൂട്ടോറിയൽ ല് ലഭ്യമാണ്
ഇംപ്രസ് ഇന്സ്റ്റാള് ചെയ്യുമ്പോള് കോംപ്ലീറ്റ് ഓപ്ഷൻ ഉപയോഗിക്കാന് ഓര്ക്കുക
നിങ്ങള് ഇതിനോടകം ലിബ്രിയോഫീസ് സ്യൂട്ട് ഇന്സ്റ്റാള് ചെയ്തിട്ടുണ്ടെങ്കില് നിങ്ങള്ക്ക് സ്ക്രീൻ ന്റെ മുകളില് ഇടതുഭാഗത്തായി അപ്ലിക്കേഷൻസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക വഴി ലിബ്രിയോഫീസ് ഇംപ്രസ് കണ്ടെത്താവുന്നതാണ് തുടര്ന്ന് ലിബ്രിയോഫീസ് ഓപ്ഷൻ ലെ ഓഫീസ് ല് ക്ലിക്ക് ചെയ്യുക
ഒരു പുതിയ ഡയലോഗ് ബോക്സ് വിവിധ ലിബ്രിയോഫീസ് ഘടകങ്ങളുമായി തുറക്കുന്നു
ലിബ്രിയോഫീസ് ഇംപ്രസ് ആക്സസ്സ് ചെയ്യാന് പുതിയ ഡയലോഗ് ബോക്സ് ലെ പ്രസന്റേഷൻ ക്ലിക്ക് ചെയ്യുക
പുതിയ ഡയലോഗ് ബൊക്സിലെ ക്രിയേറ്റ് ല് ക്ലിക്ക് ചെയ്യുക
ഇത് പ്രധാന ഇംപ്രസ് വിൻഡോ യില് ഒരു ശൂന്യമായ ഡോക്യുമെന്റ് തുറക്കും
ഇനി നമുക്ക് ഇംപ്രസ് വിൻഡോ യിലെ പ്രധാന ഘടകങ്ങളെക്കുറിച്ച് പഠിക്കാം
ഇംപ്രസ് വിൻഡോ യ്ക്ക് ടൈറ്റിൽ ബാർ മേനു ബാർ സ്റ്റാൻഡർഡ് ടൂൾബാർ ഫോർമാറ്റിംഗ് ബാർ കൂടാതെ സ്റ്റാറ്റസ് ബാർ തുടങ്ങി വിവിധ ടൂൾ ബാർസ് ഉണ്ട് ട്യൂട്ടോറിയൽസ് പുരോഗമിക്കുന്നതോടെ നമ്മള് ടൂൾ ബാർസ് കളെക്കുറിച്ച് കൂടുതല് പഠിക്കും
നമ്മളിപ്പൊള് ആദ്യ പ്രസന്റേഷൻ നുവേണ്ടി പ്രവര്ത്തിക്കാറായിരിക്കുന്നു
ഇനി ഫൈൽ അടയ്ക്കുക
ഇനി നമുക്ക് അപ്ലിക്കേഷൻസ് ലേക്ക് പോയിട്ട് ഓഫീസ് ക്ലിക്ക് ചെയ്യുക തുടര്ന്ന് ലിബ്രിയോഫീസ് ഇംപ്രസ് ല് ക്ലിക്ക് ചെയ്യുക
ഫ്രോം ടെംപ്ലേറ്റ് ല് ക്ലിക്ക് ചെയ്യുക
റികമൻഡേഷൻ ഓഫ് a സ്ട്രാട്ടജി തിരഞ്ഞെടുക്കുക പിന്നീട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെലക്ട് a സ്ലൈഡ് ഡിസൈൻ ഡ്രോപ്പ് ഡൌൺ ല് പ്രസന്റേഷൻ ബാക്ക്ഗ്രൌണ്ട്സ് തിരഞ്ഞെടുത്ത ശേഷം ബ്ലൂ ബോർഡർ തിരഞ്ഞെടുക്കുക
സെലക്ട് അൻ ഔട്ട്പുട്ട് മീഡിയംഫീൽഡ് ല് ഒറിജിനൽ തിരഞ്ഞെടുക്കുക
നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ഇത് സ്ലൈഡ് ട്രാന്സിഷനുകള് നിര്മ്മിക്കാനുള്ള പടിയാണ്
എല്ലാ ഓപ്ഷൻ ഉകളും അതുപോലെ വിടുക എന്നിട്ട് നെക്സ്റ്റ് ല് ക്ലിക്ക് ചെയ്യുക
വാട്ട് ഐഎസ് യൂർ നാമെ ഫീൽഡ് ല് നിങ്ങള്ക്ക് സ്വന്തം പേരോ അല്ലെങ്കില് കമ്പനിയുടെ പേരോ ടൈപ്പ് ചെയ്യാം
ഞാന് a1സെർവിസസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു
വാട്ട് ഐഎസ് തെ സബ്ജക്ട് ഓഫ് യൂർ പ്രസന്റേഷൻ എന്ന ഫീൽഡിൽ ബെനിഫിറ്റ്സ് ഓഫ് ഓപ്പൻ സോർസ് എന്ന് ടൈപ്പ് ചെയ്യുക നെക്സ്റ്റ് ൽ ക്ലിക്ക് ചെയ്യുക
ഈ പടി പ്രസന്റേഷൻ വിവരിക്കുന്നു
എല്ലാ ഓപ്ഷൻസ് ഉം ഡിഫാൾട്ട് ആയി കിടക്കുന്നുഒന്നും തന്നെ മാറ്റരുത് അവ പ്രസന്റേഷൻ നുള്ള ഉദാഹരണ ശീര്ഷകങ്ങളാണ്
ക്രിയേറ്റ് ല് ക്ലിക്ക് ചെയ്യുക
ലിബ്രിയോഫീസ് ഇംപ്രസ് ല് നിങ്ങളിപ്പോള് നിങ്ങളുടെ ആദ്യ പ്രസന്റേഷൻ തയ്യാറാക്കിക്കഴിഞ്ഞു
ഇനി നമ്മള് പ്രസന്റേഷൻ എങ്ങനെയാണ് സേവ് ചെയ്യുക എന്ന് നോക്കാം
ഫയലിലും പിന്നെ saveലും ക്ലിക്ക് ചെയ്യുക സേവ് ഡയലോഗ് ബോക്സ് തുറക്കും
ഈ ഫയൽ നമ്മൾ സാംപിൾ Impressആയി സേവ് ചെയ്യും അതിനു സേവ് ബട്ടണ് ക്ലിക്ക് ചെയ്യുക ഇംപ്രസ് ഓപ്പൻ ഡോക്യുമെന്റ് ഫോർമാറ്റ് എന്നത് odp എന്ന എക്സ്റ്റെൻഷനായി സേവ് ചെയ്യപ്പെടും എന്ന കാര്യം ശ്രദ്ധിക്കുക
ഇനി നമ്മള് ഫൈൽ അടയ്ക്കും
പ്രസന്റേഷൻ അടയ്ക്കാന് ഫൈൽ തുടര്ന്ന് ക്ലോസ് ല് ക്ലിക്ക് ചെയ്യുക
അടുത്തതായി ലിബ്രെ ഓഫീസ് ഇംപ്രസ് പ്രസന്റേഷൻ ഒരു മൈക്രോസോഫ്ട്പവർപോയിൻറെസെന്റേറ്റ്റ്റേറ്റ്റ്റ്റീൻറ്റ്റ്റ്റ്റ്റീൻറ്റ്റ്റ്റ്റ്റ്റ്റന്റന്റന് ആയി സേവ് ചെയ്യാന് പഠിക്കാം
നമ്മളിനി സാംപിൾ ഇംപ്രസ് പ്രസന്റേഷൻ വീണ്ടും തുറക്കുകയും ഫൈൽ കൂടാതെ ഓപ്പൻ ല് ക്ലിക്ക് ചെയ്ത് സാംപിൾ ഇംപ്രസ് തിരഞ്ഞെടുക്കും ഡിഫാൾട്ട് ആയി ലിബ്രിയോഫീസ് ഇംപ്രസ് ഡോകുമെന്റ്സ് നെ ഓപ്പൻ ഡോക്യുമെന്റ് ഫോർമാറ്റ് ല് സേവ് ചെയ്യും ഒരു പ്രസന്റേഷൻ മൈക്രോസോഫ്റ്റ് പവർപോയിന്റ് സേവ് ചെയ്യാന് Fileഉം സേവ് asഉം ക്ലിക്ക് ചെയ്യുക ഫൈൽ ടൈപ്പ് ല് മൈക്രോസോഫ്റ്റ് പവർപോയിന്റ് തിരഞ്ഞെടുക്കുക
സേവ് ചെയ്യേണ്ട ലൊകെഷൻ തിരഞ്ഞെടുക്കുക
സേവ് ബട്ടണ് ക്ലിക്ക് ചെയ്യുക കീപ് കറന്റ് ഫോർമാറ്റ് ബട്ടൺ ല് ക്ലിക്ക് ചെയ്യുക
ഫൈൽ ഇപ്പോള് പിപിടി ആയി സേവ് ചെയ്തു
ഫൈൽ ഉം ക്ലോസ് ലും ക്ലിക്ക് ചെയ്തു ഈ ഫയൽ അടയ്ക്കാം അടുത്തതായി നമ്മള് കാണുക ലിബ്രെ ഓഫീസ് ഇംപ്രസ് ല് എങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് പ്രസന്റേഷൻ തുറക്കുക എന്ന്
ഫൈൽ ഉം ഓപ്പൻ ഉം ക്ലിക്ക് ചെയ്യുക
നിങ്ങള് തുറക്കാനുദ്ദേശിക്കുന്ന പിപിടി
ഫയല് ബ്രൌസ് ചെയ്യുക
ഫൈൽ തിരഞ്ഞെടുക്കുകയും ഓപ്പൻ ക്ലിക്ക് ചെയ്യുക
അവസാനമായി നമ്മള് ഒരു ലിബ്രിയോഫിസിംപ്രസ്പ്രസന്റ്റേഷൻറ്റ്റേഷൻറ്റ്റ്റ്റേഷൻ എങ്ങനെയാണ് പിഡിഎഫ് ഫൈൽ ആയി എക്സ്പോർട്ട് ചെയ്യുക എന്ന് പഠിക്കും
ഫൈൽ ഉം എക്സ്പോർട്ട് PDFഉം ക്ലിക്ക് ചെയ്യുക
പിഡിഎഫ് ഓപ്ഷൻസ് ഡയലോഗ്ബോക്സ് ല് എല്ലാ ഓപ്ഷൻസ് ഉം ഉള്ളതുപോലെ വിടുകയും എന്നിട്ട് എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ഫൈൽ നാമെ ഫീൽഡ് ല് സാംപിൾ Impressഎന്ന് ടൈപ്പ് ചെയ്യുക
സേവ് ഇൻ ഫോൾഡർഫീൽഡ് ല് ഫൈൽ സേവ് ചെയ്യാനുള്ള ലൊക്കേഷന് തിരഞ്ഞെടുക്കുകയും സേവ് ല് ക്ലിക്ക് ചെയ്യുകയും ചെയ്യാം
ഈ ഡോക്യുമെന്റ് ഇപ്പോള് ഡെസ്ക്ടോപ്പ് ല് ഒരു പിഡിഎഫ് ഫൈൽ ആയി സേവ് ചെയ്തിരിക്കുന്നു
ഇത് നമ്മെ ലിബ്രിയോഫീസിംപ്രസ് നെക്കുറിച്ചുള്ള ട്യൂട്ടോറിയൽ ന്റെ അന്ത്യതിലെത്തിക്കുന്നു ചുരുക്കത്തില് നമ്മള് പഠിച്ചത് ഇംപ്രസ് ലെ വിവിധ ടൂൾബാർസ് പുതിയൊരു പ്രസന്റേഷൻ എങ്ങനെയാണ് സൃഷ്ടിക്കേണ്ടത് എംഎസ് പവർപോയിന്റ് പ്രസന്റേഷൻ ആയി എങ്ങനെയാണ് സേവ് ചെയ്യുക ഒരു എംഎസ് പവർപോയിന്റ് പ്രസന്റേഷൻ എങ്ങനെയാണ് തുറക്കേണ്ടത് കൂടാതെ ഇംപ്രസ് ല് പിഡിഎഫ് ഡോക്യുമെന്റ് ആയി എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യുക ഈ കോമ്പ്രഹന്ഷന് അസൈന്മെന്റ് പരീക്ഷിക്കുക പുതിയൊരു ഡോക്യുമെന്റ് തുറക്കുകയും ആദ്യ സ്ലൈഡ് ല് കുറച്ച് ടെക്സ്റ്റ് എഴുതുകയും ചെയ്യുക ഇത് എംഎസ് പവർ പോയിന്റ് ഡോക്യുമെന്റ് ആയി സേവ് ചെയ്യുകയും അടയ്ക്കുകയും ചെയ്യുക
ഇനി നമ്മള് കണ്ടിട്ടുള്ള ഫൈൽ വീണ്ടും തുറക്കുക
താഴെക്കാണുന്ന ലിങ്ക് ല് ലഭ്യമായ വീഡിയോ കാണുക ഇതു സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് സമ്മറൈസ് ചെയ്യുന്നു നിങ്ങള്ക്ക് മികച്ച ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കില് നിങ്ങള്ക്കത് ഡൌണ്ലോഡ് ചെയ്ത് കാണാം
സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് ടീം സ്പോക്കൻ ട്യൂട്ടോറിയൽസ് ഉപയോഗിച്ച് വര്ക്ഷോപ്പുകള് നടത്തുന്നു
ഓണ്ലൈന് പരീക്ഷ ജയിക്കുന്നവര്ക്ക് സാക്ഷ്യപത്രങ്ങള് നല്കുന്നു
കൂടുതല് വിശദാംശങ്ങള്ക്കായി എഴുതുക സ്പോക്കൻ ഹൈഫൻ ട്യൂട്ടോറിയൽ ഡോട്ട് ഓർഗ്
സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് എന്നത് തൽക്ക് ടോ a ടീച്ചർ പ്രൊജക്ട് ന്റെ ഒരു ഭാഗമാണ്
ഇതിനെ പിന്തുണയ്ക്കുന്നത് നേഷണൽ മിഷൻ ഓൺ എഡ്യൂകേഷൻ ഐസിടി മെഹർദ് ഗവർണ്മെന്റ് ഓഫ് ഇന്ത്യ മുഖാന്തരമാണ്
ഇതിനെക്കുറിച്ചുള്ള കൂടുതല് വിവരങ്ങള് സ്പോക്കൻ ഹൈഫൻ ട്യൂട്ടോറിയൽ ഡോട്ട് ഓർഗ് സ്ലാഷ് ന്മെയ്ക്തിഫെൻ ഇൻട്രോ യില് ലഭ്യമാണ് ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ശാലു ശങ്കർ ഐറ്റ് ബോംബേ